ഓ, ഇവ്ടെയും പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക വിശേഷൊന്നുല്ല. പിന്നേന്ന് വച്ചാ ഇവ്ട്ത്ത കാര്യങ്ങള് അറിയാലോ. ഞാൻ എപ്പഴും പറയണല്ലേ.

ഇവ്ടേം അങ്ങനെന്നാണ്. ഞാന് വാങ്ങിയ ഏര്യേലും, വീട് വാങ്ങിയ ഏര്യേലും ഇതേ പ്രശ്നം തന്നെയാണ്. വെള്ളത്തിനെന്നാണ് പ്രശ്നം. ങാ, എന്നാലും നിങ്ങടെ വീട്ടില്, ഏ കെണറ്, കെണറില്ലേ? ആ കെണറ്ണ്ട്. ന്നാലും എനിക്ക് കെണറ്റ് വെള്ളം അത്ര യോജിപ്പില്ല. എനിക്കത്ര, എനിക്ക് ഭയങ്കര തണ്പ്പും ഇതൊക്കെയാവുമ്പം അസുഖം എടക്കെടയ്ക്ക് വരും. ഓ ഓ ഓ ഓ, എനിക്ക് കെണറ് വെള്ളോണ് ഇഷ്ടം. അത് ശരി...എനിക്ക് പൈപ്പ് വെള്ളോം. എന്ന്ച്ചാ കെണറാവുമ്പം നമ്മക്ക് കൊറച്ചൂടി സേഫായിട്ടാ ഉപയോഗിക്കാം. എന്നുള്ളതോണ്ടായിരിക്കും.

പക്ഷേ, എനിക്കാ തണുപ്പ് ഭയങ്കരായിട്ട്, ഓവറാവുമ്പം എനിക്ക് അസുഖങ്ങള് വെരും.

എനിക്കിഷ്ടാണ്. ന്നാണ് ആ ശുദ്ധമായ വെള്ളല്ലേ. പക്ഷേ, എനിക്ക് ന്നാലും അതിനോട് എന്തോ കൊച്ചിലേ മുതല് പൈപ്പ് വെള്ളം യൂസെയ്തോണ്ടായിരിക്കാം.

മ്, ക്ഷേ, ഞാൻ കുഞ്ഞ്നാള് മുതലേ കെണറിലെ വെള്ളാണ് കുടിക്കുന്നത്.

അപ്പം കുഞ്ഞ്നാള് മുതല് നമ്മള് പൈപ്പ് വെള്ളം യൂസ്ചെയ്ത് ചെയ്ത് ചെയ്ത്, അതോണ്ടെനിക്ക് പെട്ടന്ന് കെണറ്റ് വെള്ളായപ്പം കൊറച്ച് ഇതായിരുന്നു. ആ, ആസുഖം ദൊക്കെ കാര്യങ്ങളൊക്ക്യായി. തൊണ്ടടപ്പ്.

രണ്ടുണ്ട്. ഞാ ഇപ്പം കൂടുതല് യൂസെയ്യുന്നത് പൈപ്പ് വെള്ളാ. ഓ ഓ ഓ, പാചകം, പാചകം ചെയ്യാനൊക്കെ അതെന്നാണോ? ആ അതെന്നാണ് യൂസ് ചെയ്യണത്.മറ്റെ, മറ്റേത് ബാത്ത്റൂമിലായിട്ട്.

ടാങ്കില്, ആ, സപ്പറേറ്റ് രണ്ട് ടാങ്ക് മോളി വെച്ചിട്ടുണ്ട്. അപ്പതിന് വേണ്ടി.

ഒന്നില് പൈപ്പ് വെള്ളോം ഒന്നില് കെണറ്റ് വെള്ളോം. ഓ, ശരി ശരി ശരി. പിന്നെ മക്കളൊക്ക പോയോ? പോയിട്ട് വന്നായിരുന്നോ സ്കൂളിപ്പോയിട്ട്?

ങാ, ഇവിടെ പിന്നെ ഒന്നും നടക്കണില്ല. രാവിലെ എണീറ്റാലും വെള്ളോന്നും ഇല്ലാതെ എങ്ങന മാനേജ് ചെയ്യാനേ പറ്റണില്ല. ഞങ്ങള്, വെള്ളം രണ്ട്മൂന്ന് ദിവസത്തിലൊരിക്കലേ വരൂള്ളൂ, അപ്പം ഇങ്ങനെ വെള്ളം പിടിച്ച് വെച്ചിര്ന്ന്ട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് ശരി.നമ്മക്കാണെങ്കി ഇപ്പം ഇവ്ടെ പഞ്ചായത്ത് ഫ്രീ ആയിട്ട് പൈപ്പ് കണക്ഷൻ കൊട്ക്ക്ണ്ന്ന് പറഞ്ഞില്ലേ. അപ്പം അതിന് വേണ്ടിങ്ങനെ പൊളിച്ചപ്പത്തേക്ക്, നമ്മടെ കണക്ഷൻല് കൊറച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്ന്. അവര്.

കൊട്ത്ത, പൈപ്പ് കൊട്ത്തപ്പം അപ്പർത്തെ ഏര്യേലോട്ട് പൈപ്പ് കണക്ഷൻ ചെയ്, ഫിറ്റെയ്തപ്പഴത്തേക്ക് നമ്ക്ക് കൊറച്ച് ഇത് വന്ന്. ബുദ്ധിമുട്ട് വന്ന്. ഓ. അതായത് പ്രധാനമന്ത്രി ഫ്രീആയിട്ട് ഇപ്പം എല്ലാർക്കും,

ആ ആ ആ....മനസ്സിലായി. മനസിലായി. ങാ പക്ഷേ റോഡൊക്കെ ഇങ്ങനെ പോവ്മ്പഴക്ക എല്ലാം പൊളിച്ചിട്ടേക്കുന്നെ കാണുന്നുണ്ട്. അതിന്‍റെ വർക്ക് തൊടങ്യന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ പറയ്ന്നെ കേട്ടായിര്ന്ന്. അല്ല. തൊടങ്ങി. ഇതിപ്പം നമ്മളെ ഏര്യേ തന്നെ ഫസ്റ്റിലത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം വന്നില്ലാന്ന് പറഞ്ഞ് വീണ്ടും അവര് കുഴിച്ച് മൂ, മൂന്ന് പ്രാവശ്യായിവിടെ. ഈ ഏര്യേലോട്ട്. അങ്ങനിപ്പം ചെളിയും ദൊക്കെ തന്നെ. റോഡ് വല്യ ബുദ്ധിമുട്ട് വണ്ട്യൊക്കെ പോകാനും എടുക്കാനൊക്കെ. അവ്ടെ ഇവ്ടെ ആയിട്ട് കുഴിയെക്കെയാണ്. ഓ. ആ. ഞാനും വണ്ടി ഓടിച്ച് വരുമ്പം അങ്ങനെ തന്നെയാണ്. ആ റോഡില് വീണ് പോവുന്ന് തോന്നിപോവും.

ഈ മഴ സമയൊക്കെ സ്ലിപ്പാവും വണ്ടി. ങാ. അത് കുഴിച്ചിട്ടിട്ട് അവരൊന്ന് മൂട പോലുല്ല.

ങാ. ഞാനെടയ്ക്ക് രേഖേടെ വീട്ന്‍റെ അവ്ടെക്കൂടി വന്നപ്പഴും അവ്ട്യൊക്കെ ഇത്പോലെ ഒരു, ഒരു സൈഡിലിങ്ങനെ ഒരു മതില് പോലെക്ക ഇണ്ടായിരുന്നില്ലേ?

അത്. അ. അതൊക്കെ പൊളിച്ചിട്ടിട്ട് ഇപ്പം പൈപ്പ് കണക്ഷൻ എട്ക്കാൻ വേണ്ടീട്ട്ന്നൊക്കെയാണ്‌ അവര് പറയ്ന്നത്. ആ അതന്നെ. അവ്ടെത്തന്നെയാ. ഇപ്പം എത്രപ്രാവശ്യായിപ്പം. മൊത്തം, മൊത്തത്തില് റോഡ് ഇത്, കൊളാക്കി.

ആ അതന്നെ. അല്ലെങ്കി സ്ലിപ്പായി പോകും. സ്ലിപ്പായി പോയാ വീഴും. അതുപോലെ ഇപ്പം മഴയും കൂടെ ആയപ്പം പിന്നെ നല്ലായിരിക്കും. മ്. അത്ശരിതന്നെ. മ്. പിന്നെ നമക്ക് കിട്ട്ന്ന വെള്ളോം ആണെങ്കിലോ ഭയങ്കരായിട്ട്,

മ്. അതൊക്കെ പിടിച്ച്, കൊറേ പാത്രത്തില് ഇങ്ങനെ പിടിച്ച് നെറച്ച് വെച്ചിരുന്നിട്ട്, കൊറെ ദിവസൊക്കെ കഴിഞ്ഞിട്ട്, കഴി ഒരു രണ്ട് മൂന്ന് ദിവസൊക്കെ അങ്ങനേ വെച്ചിരുന്നിട്ടാണ് എട്ക്ക്ന്നത്. നമ്മക്കാണെങ്കില്, ടാങ്കില് നേരിട്ട് കേറാണ് ചെയ്യണേ. വെള്ളമേ, നല്ല ഫോഴ്സ്, വന്ന് കഴിഞ്ഞാ. ഫോഴ്സ്ണ്ടാവും. അപ്പം അത് മോളി കേറി പിന്നെ അവ്ടെ കെടന്ന് തെളിഞ്ഞിട്ടാണ് ടാങ്കില്, ഒക്കെ തെളിയ്മ്പഴാണ്. ചെലപ്പം ആദ്യം തൊറക്കുമ്പത്തേക്കിന് കലങ്ങിയ വെള്ളായിരിക്കും. പിന്നീട് കൊഴപ്പല്യ. തെളിഞ്ഞ ശേഷം അത് നല്ല വെള്ളാവും. പിന്നെ, ഞങ്ങക്കങ്ങനെ ഡയറക്റ്റ് കേറില്ല. വീടിന് പൊറത്താണ് പൈപ്പ് ഇരിക്ക്ന്നത്. വീട്ടിനകത്തോട്ട് കണക്ഷൻ എടുത്തിട്ടില്ല.

ആ. അപ്പം. അപ്പഴാണ് ഇങ്ങനെ നമ്മള് പാത്രങ്ങള് കൊണ്ടോയി നെരത്തി വെച്ചിട്ട് ഓരോരോ കലത്തിലായിട്ട് ഇങ്ങനെ നെറച്ച് നെറച്ച്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ്. ങ്ഹേ. എട്ത്ത് ചൊമന്നോണ്ട് നടക്കണ പോലത്തെ അവസ്ഥാണ്.

വല്യ പാടാണ്. പിന്നെ ഈ പൈപ്പ് വെള്ളം എട്ത്താലും. എന്‍റ അമ്മയ്ക്കാണെങ്കില് അതില് ആഹാരൊന്നും പാകം ചെയ്യ്ന്നതൊന്നും ഇഷ്ടല്ല. അവർക്ക് കെണറ് വെള്ളത്തി ശീലിച്ചോണ്ട് അതെന്നെ വേണം. അത് ശീലിച്ചവർക്ക് അതിനോടായിരിക്കും താൽപര്യം.

കാരണം അവർക്ക് മറ്റെ പൈപ്പ് വെള്ളാവുമ്പ ഈ ബ്ലീച്ചിങ് പൗഡർന്‍റെ ടേസ്റ്റ്ണ്ടാവുംന്നൊക്കെ,

കഴിച്ചിട്ട് അവര് പൈപ്പ് വെള്ളാവുമ്പോ ബ്ലീച്ചിങ് പൗഡർന്‍റ ടേസ്റ്റാണെന്ന് പറയും. ഫുഡൊക്കെ. ചോറ് കഴിക്ക്മ്പഴേ.

മ്, പക്ഷേ, നമ്മക്ക് അങ്ങന്ള്ളൊര്ത് കാണൂല. കാരണം നമ്മള് കുഞ്ഞിലേ അത് ശീലിച്ചോണ്ട്, നമ്ക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. മ് മ്. പിന്നെ വന്നിട്ടേ നമ്മടവിടങ്ങളിലൊക്കെ ചെല വല്യ വല്യ ഹോട്ടല്കളിലൊക്കെ പോകുമ്പഴേ,

എന്തെങ്കിലും സാധനം, ഊണായിരുന്നാലും മതി വാങ്ങാൻ പോകുമ്പം അതിന്‍റെ സ്മെല്ല് പോലും ഇതുപോല ബ്ലീച്ചിങ്ങ് പൗഡറിന്‍റെ സ്മെല്ലായിരിക്കും.

മ്. അതൊന്നും പിടിക്കത്തേയില്ല. ഒരു കോ, ഒരു അളവ്ണ്ട് അതൊക്കെ ഇട്ന്നേന്. ഇവരൊക്കെ ചുമ്മാ വാരി ഇടാണെന്ന് തോന്നുന്നു. ആ, കണക്കിലധികം ഇടുമ്പഴാണ് ഈ പ്രശ്നാവ്ണത്. ഈ വെള്ളം ഡാമില് അരുവിക്കര ഡാമില് പ്യൂരിഫൈ ചെയ്തിട്ടെക്കെയാണ് വരുന്നതെന്നക്കെയാണ് പറയുന്നതെങ്കിലും ആ പണ്ട്, പിന്നെ പണ്ട് അമ്മു, അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കെണറുള്ളവർക്ക് എന്‍റെ അമ്മെക്കെ അമ്മ നാട്ടിൻപുറത്താണ്. അപ്പം അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കെണറ്റിലൊക്കെ ആലോംന്ന് പറയണ ഒരു സാനണ്ടല്ലോ? വെള്ളം ശുദ്ധീകരിക്കാൻ കെണറ്റില്,

ഇട്ന്ന, ഇട്ട്, ഇട്ട്ട്ടുണ്ടെന്ന് പറയും. അത് നല്ലതാണ്, ബ്ലീച്ചിങ് പൗഡറിനേക്കാട്ടിയും ശുദ്ധീകരിക്ക്ന്ന ആലം. മറ്റേ ഈ കൽക്കണ്ടം പോലെയിരിക്ക്ണൊരു സാനം. അങ്ങാടി കടേലക്കെ കിട്ടുന്ന്. അത് തന്നെ, ഞാനാണെങ്കി പണ്ട് അരുവിക്കര ഡാമില് പണ്ട് ഇതേപോലെ ഒരു എക്സാം, എക്സാമല്ല, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചിര്ന്ന സമയത്ത്, ഇതുപോല ഇത്, അവരുടെ പ്യൂരിഫിക്കേഷനൊക്കെ നമക്ക് പോയി ഡയറക്റ്റ് പോയി കണ്ട് ഒക്കെ ചെയ്യണായിര്ന്ന്. കണ്ട് നമ്മക്ക് അതിനെപറ്റിട്ടുള്ള പ്രോജക്ടെക്കെ ഇണ്ടായിരുന്നു.

അപ്പം അങ്ങനെ പോയപ്പഴ് അവര് ഇതുപോലെ തന്നെ, കൊറെ പ്രാവശ്യംങ്ങനെ ചെയ്യ്ന്നത്, വൃത്തിയാക്കാനൊക്കെ നോക്കുന്നതും ഈ ആലം, പിന്നെ ലൈം നമ്മളെ ചുണ്ണാമ്പ്, ഇങ്ങനള്ള സാധനങ്ങളെക്ക അതില് ആഡ് ചെയ്യുന്ന അങ്ങനെയൊക്കെ പ്യൂരിഫൈ, പ്രോസസായിട്ട് തന്നാണ് പ്യൂരിഫൈ ചെയ്ത് വര്ന്നത്.

ങാ? അതൊക്കെ ഒരു 10, 15 വർഷം മുൻപാണ്. ഇപ്പഴും ഇപ്പഴും അങ്ങനെതന്നാവും. എന്നാലും ഞാ പറയണെ, ഇവ്ടെ എത്തുമ്പം വെള്ളത്തിന്‍റെ കളറൊക്കെ മാറി, നല്ലതാണോ ഒന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥേലാണ് വര്ന്നത് ഇവിടെ.

ഓ പിന്നെന്തോന്ന്. പിന്നെ വെള്ളം തന്നെയാണ്, വെള്ളത്തിനപറ്റി പറയാതിരിക്കാൻ വയ്യ അതോണ്ട്. ഓ, അത് വല്യ ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാണ്. അതാണ് ദിവസോള്ളൊരുത് തല്ലേ, നമക്ക് എപ്പഴും ആവശ്യള്ള സാനല്ലേ വെള്ളം. മ്, ഇവിടെ മാത്രല്ല, ഈ നോർത്തിന്ത്യ,

ങാ, എല്ലായ്ടത്തും അങ്ങനെ തന്നെ. ഈ മെയിൻ ആയിട്ട് എനിക്ക് തോന്ന്ണത് ഈ അന്തരീക്ഷം ഇങ്ങനെ പൊലൂട്ടഡ് ആക്ണോണ്ടായിരിക്കും നമ്മക്ക് ഇങ്ങനെ വെള്ളം, അതന്നെ ജലമലീനീകരണണ്ടാവണത്. ങാ, വാട്ടർ പൊലൂഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ജലത്തിന്‍റെ പാഴായ ഉപയോ, ഉപയോഗം ഭയങ്കരാണ് അവ്ടെ. അല്ലേ? ഇപ്പം, ഇപ്പയിപ്പം, അത് ശരിയാണ്, ഇപ്പയിപ്പം എല്ലാരും ഇങ്ങനെ പലരും പല ഇതും വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ പറയണൊണ്ട്, വെള്ളെന്നത് വളരെ അമൂല്യാണ്.

ഒരു ഡ്രോപ്പ് പോലും പാഴാക്കരുത്,

കൂടുതലും ഈ ചൂട് സമയം വരുമ്പഴാണ് കൂടുതലും പറയുന്നതേ. അതായത് ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കില്, ഓരോ വർഷം ചെല്ലുമ്പോഴും ചൂടിന്‍റെ ഒരു കാഠിന്യം കൂടി കൂടി വരല്ലേ.

ങാ, വേനല് വരമ്പഴ്ത്തേക്ക് ഭയങ്കരായിട്ട് നമ്മള് ഈ കഴിഞ്ഞവർഷത്ത പോലത്ത വേനലായിരിക്കില്ല ഇനി അട്ത്ത വർഷം വര്ന്നതെന്നാ പറയണത്. ഓരോ വർഷവും, ആ, വെള്ളത്തിന്‍റെ ഒരു വേനൽന്‍റെ ആ ഒരു തീവ്രത കൂടിക്കൊണ്ടിരിക്ക്യാണ്. ആ അതന്നെ. ഇപ്പൊ മറ്റേ കാലാവസ്ഥയുടെ വ്യതിയാനം സംഭവിക്ക്യാണ്. ഇങ്ങനെ പോവാണെങ്കില് ഒരു പത്തുവർഷം കൂടെ കഴിയാണെന്ന്ണ്ടെങ്കി, വെള്ളോന്ന് പറയ്ന്നത് ഇങ്ങനേം നമ്മക്ക് ഇപ്പം കിട്ടുന്ന അളവിലും കിട്ടില്ല.

ബോട്ടിലില് വാങ്ങി വേണം നമ്മള് എല്ലാത്തിനും യൂസെയ്യേണ്ടി വരാ. മ്, എന്ന്പറയുമ്പം നമ്മള് ഫുഡൊണ്ടാക്കാനും ബോട്ടിൽല് വാങ്ങേണ്ടിവരും.

കുടിക്കാനും അതുപോലെതന്നെ. ഒരു തുള്ളി പോലും. അത്രയ്ക്ക് ഭയങ്കരായിട്ട് രൂക്ഷായിട്ടാണ് ജലക്ഷാമം വരാൻ പോകുന്നതെന്നൊക്കെയാണ് പറയണത്. അത് ശരിയാ. വെള്ളത്തിന് തന്നെയാണ് കൂടുതലും ബുദ്ധിമുട്ട്ന്നണത് നമ്മള് എല്ലാരും, എല്ലാ ജനങ്ങളും.

വെറ്തെ വെള്ളം കിട്ടീട്ടും കാര്യല്യല്ലോ. അതെന്താണീ സർക്കാര് മനസ്സിലാക്കാത്തെ. ചുമ്മാ,

ങാ, നമ്മളിങ്ങനെ വെള്ളം എന്നു പറയുമ്പോൾ ചുമ്മാ എന്തെങ്കിലും ഒന്ന് വെള്ളം പോൽത്തൊരു സാനം കൊടുത്താ പോരല്ലോ. നല്ല വൃത്തിയായിട്ട് വേണ്ടേ?

നമ്ക്ക് കിട്ടണം. എല്ലാർക്കും കിട്ടണം. മ്. അത് തന്നെയാണ് ഞാനും പറയണത്. അതാണിപ്പം, നമക്ക് കിട്ട്ന്നതെങ്കിലും നല്ല രീതീ തരണ്ടേ? എങ്ങനെയെങ്കിലും തന്ന് വല്ല അസുഖൊക്കെ വന്ന് കഴിഞ്ഞാ പിന്നെ അതിന്‍റെ പൊറകെ നടക്കാണ്ന്ന് പറയുമ്പോ, വല്യ ബുദ്ധിമുട്ടാണ്.

മ് മ്. പ്രത്യേകിച്ച് കേട്ടിട്ടില്ലേ. ഈ പത്രത്തിലക്ക വായിക്ക്ണല്ലേ, നമ്മളെ ഈ കടൽത്തീരങ്ങളിലക്കെ ഈ വെള്ളത്തിലൂടെയാണ് ഈ കോളറ പോലുള്ള അസുഖങ്ങളക്ക ഭയങ്കരായിട്ട്.

ങാ, അപ്പം, അതുപോലെതന്നെ നമക്ക് ഇപ്പം വെള്ളപ്പൊക്കം വന്ന, വെള്ളപ്പൊക്കം മറ്റേ ക്യാമ്പുകളിലെക്ക ആൾക്കാരാകുമ്പഴക്കേ,

ഇത്പോലെ പകർച്ച വ്യാധികളക്ക കൂടുതലായിട്ട് വര്ന്നത്,

ഈ വെള്ളത്തില് വര്ന്ന മാലിന്യങ്ങള് കൂടുന്നോണ്ടാണ്.

ഇപ്പം നമ്മള് അത്, നമ്ക്ക് ഒരു മനുഷ്യന് ജീവന്‍റെ ഒര് നെലനിൽപ്പെന്ന് പറയണതെന്നെ വെള്ളാണ്.

ങേ, അതില്ല. അല്ലെങ്കി അതിന്‍റ ക്ഷാമോന്ന് പറയ്ന്നത്, അതിനപ്പ്റം പിന്നെന്താ നമക്ക് ചിന്തിക്കാൻ പോലും പറ്റോ? എന്ന് വച്ചാ രാവിലെ എണീക്കുമ്പോ ഉടെന അട്ത്തെ ബാത്ത്റൂമി പോണെങ്കി വെള്ളം വേണം. അതന്നെ. ആഹാരം പാചകം ചെയ്യാവേണം.

കുളിക്കാൻ വേണം. തുണിനനയ്ക്കാൻ വേണം. പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്ക്ക് ലേ, നമ്ക്ക് തന്നെ വെള്ളം കുടിക്കാൻ ഇഷ്ടംപോലെ വേണ്ടേ? മ്മളെ ശരീരത്തില് ഇഷ്ടംപോലെ വെള്ളത്തിന്‍റെ അളവ് വേണം.

അതായത് നമ്മള് ഒരു മനുഷ്യ ശരാശരി ഒര് അസ്ഖും ഇല്ലെങ്കിലും ഒരു മന്ഷ്യൻ കൊറഞ്ഞതൊര് 14 ഗ്ലാസ് വെള്ളെങ്കിലും ഒരു ദിവസം കുടിക്കണെന്നാണ്.

ഈ കൺഡീഷൻല് പോയാല് എങ്ങെനായിരിക്കും പിന്നെ വെള്ള, വെള്ളം കുടിക്യാത്തത് കാരണം ഒരുപാട് അസുഖങ്ങള് വ രണൊണ്ട്. ങേ,

മ്, യൂറിനറി ഇൻഫെക്ഷൻന്നൊക്കെ പറയണത്,

വെള്ളം കുടിക്കാത്തതോണ്ടാണ് അത് വര്ന്നത്. മ്.

എനിക്കിപ്പം വേറൊന്നുല്ല, തര്, കിട്ടുന്നത്, കിട്ടുന്ന വെള്ളെങ്കിലും ഒരിത്തിരി വൃത്തിയായിട്ട് കിട്ടിയിരുന്നെങ്കി. നമ്മൾ പ്യൂരിറ്റ് പോലുള്ള പ്യൂരിഫയറൊക്കെ വാങ്ങി വച്ചിരുന്നാലും അതൊന്നും അത്ര നല്ലതായിട്ട് തോന്നണില്ല.

മ്. എന്ത് ചെയ്യാമ്പറ്റും. ഇതെവിടെയെങ്കിലും കംപ്ലയിന്‍റ് ചെയ്താല്, ഇതിപ്പം വാട്ടർ അതോറിറ്റില് കംപ്ലെയ്ന്‍റ് ചെയ്താല് ശര്യാവായിരിക്കോ? അതൊരു പ്രയോജനില്ലെന്ന് തോന്ന്ന്നു.

ആ പരാതി. എല്ലാരും കൂടെ ശ്രമിച്ചാ ചെലപ്പോ നടക്കായിരിക്കും.

ആണ്. എന്നാലും ഇതിപ്പം നമ്മൾ മാത്രല്ല പലരും നമ്മളട്ത്ത് വന്ന് ഇങ്ങനെ പറയു, ഇങ്ങനെ എന്തോ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ വെള്ളം എങ്ങനെ കുടിക്കും, അസുഖൊക്കെ വര്ന്ന്ണ്ട്, മിക്കവാറും വയറിളക്കാണ് ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കും. പക്ഷേ, ഒരു പരാതി കൊട്ക്കാൻ വേണ്ടി വിളിച്ചാ ഒറ്റ മന്ഷ്യനും വരൂല. ആ അത് ശരിയാണ്. ഒറപ്പായുള്ള കാര്യാണ്. കാരണന്തെന്ന് വച്ചാ, നമ്മള് ഒരു, ഒരു സൈഡ് മാത്രം എല്ലാര്യേം കേട്ടിട്ട് അല്ലേ, അവരവര്ടെ അഭിപ്രായങ്ങള് മാത്രം പറയും. ദ്, എന്തെങ്കിലൊരാവശ്യം വര്മ്പഴ്ത്തേക്ക് എല്ലാരും ഒത്ത്നിന്നിര്ന്നെങ്കി ഒര് പ്രശ്നൂല്യായിര്ന്നു. ങാ. എന്ത് ചെയ്യാനാണെന്നറീല. ഈ, ഞാനിനി അട്ത്തുള്ള കൊറേപേരൊക്കെ വിളിച്ച് നോക്കാം. പഞ്ചായത്തിലോ, എങ്, എങ്ങാനും മെമ്പറൊക്കെ കണ്ടിട്ട് എങ്ങാനും നമ്ക്ക് ഇതിനെന്തെങ്കിലും പരിഹാരം, ഈ റോഡിന്‍റ ഇതെന്നെ കുഴിച്ചിട്ട കാര്യം തന്നെ നമ്മള് എത്ര പ്രാവശ്യം പഞ്ചായത്തി കംപ്ലെയ്ന്‍റ് ചെയ്ത്, ആരും തിരിഞ്ഞ് നോക്കീല. അവര് ചെയ്യാം ചെയ്യാന്ന് പറയണല്ലാതെ അവര്വ്ടെ റോഡ് ക്ലിയറാക്ക്ണതേല്യ. അപ്പം നമ്ക്ക് ഇപ്പ, വെള്ളത്തിന്‍റ കാര്യം ഇതേപോലെ ആയിരിക്ക്യാം.

റോഡെന്ന് പറയ്ണത് പറയാതിരിക്ക്യാണ് ഭേദം കേട്ടോ.

പക്ഷേ, നമ്മളെ ഏര്യേല് ഇത് വരെ ക്ലിയറാക്കീല. ഓ ഓ. നമ്മളിപ്പഴേ, ഈ റോഡിങ്ങനെ കെടക്ക്ന്നെ എന്നും ആക്സിഡന്റാണ്ന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പം പഞ്ചായത്തിലോ അല്ലെങ്കില്‍ മെമ്പറ്ട്ത്തോ അങ്ങനെ നമ്മക്ക് മെമ്പറട്ത്തല്ലേ ആദ്യം പോയി പറയാൻ പറ്റ്ള്ളൂ. അങ്ങനെ അവരട്ത്തൊക്കെ പറയ്മ്പഴ് അവരാണെങ്കി എന്നാ, വാട്ടർ അതോറിറ്റികാരാണ് കുഴിച്ചിട്ടേക്ക്ന്നത്, ആ അങ്ങനാണ് പറണത്. കറക്റ്റ് അങ്ങനെന്ന പറയണത്. അതെന്ത് ന്യായാണ്. വാട്ടറതോറിറ്റി കുഴിച്ചാ വാട്ടറതോറിറ്റി ഒന്നീ അത് ചെ, ക്ലിയറെയ്യണം. അതിന്ള്ള നടപടിയവര് എട്ക്കണം. ഇവരത് ചെയ്യാതെ ആൾക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്ക്ന്നതെന്തിനാണെന്നാ മനസ്സിലാവാത്ത. മ്. നമ്മള, ന്നിച്ചാ നമ്മളെ വീട്ടിന്‍റെ അട്ത്ത്ന്നെ ഒരു സ്ലാബ് എളകീട്ട് മാസങ്ങളായി. അതൊന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ട് അവര് ഇത് വരെ കേട്ടില്ല. മ്. എന്തായാലും വേറൊന്നും പറയാനില്ല. ഞാനപ്പം ആരെങ്കിലും കൊറച്ച് പേരെ കൂട്ടിട്ടെങ്ങാനും പോയിര്ന്ന് ഈ നിവേദനെന്തെങ്കിലും കൊട്ക്കാ.

ശരി ഓകെ ഓകെ.